ഞാനിവിടെ വെറുതെയിരിക്ക അവിടെ മഴയുണ്ടോ? ഇവിടിപ്പം ഭയങ്കര മഴ ഒരുമാതിരി കാലാവസ്ഥ തെറ്റി വന്ന പോലെയാ മഴ പെയ്യുന്നെ.

ആഹ് ഈ സമയത്തൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മള് ജൂൺ, ജൂലൈ ആ മാസങ്ങളിലൊക്കെയല്ലേ നല്ല മഴ വരണ്ടത്. ഇതിപ്പം ഒരുമാതിരി ആഹ് ഡിസംബറ് സമയത്തെക്കെ പിന്നെ ഏഹ് എടയ്ക്കടയ്ക്ക് ആഹ് വെയില് ഒരു ആഹ് പ്രവചനാതീതമായിട്ടുള്ളൊരു കാലാവസ്ഥ ഇപ്പം ഇവടെയൊക്കെ. മഴ മാത്രമാണെൽ കൊഴപ്പയില്ല. ഭയങ്കര കാറ്റും മരം മൊത്തം വീഴാ. വൈദ്യുതിയൊന്നും ഇല്ല. ഒറങ്ങാൻ ഒന്നും പറ്റുന്നില്ല അതാ ഇവിടേം അതേ പോലെ തന്നെയാ വൈദ്യുതി എടയ്ക്കടയ്ക്ക് മൊടങ്ങുന്നുണ്ട്. അത് ഏഹ് എന്താ പറയുന്നേ എനിക്ക് തോന്നുന്നത് നമ്മളി വീട്ടിൽ ഉപയോഗിക്കുന്നെ ഉപകരണങ്ങളുടെ യൊക്കെ ആ ഒരു ആഹ് ഹാനികരമായിട്ടുള്ള ഒരു ഇതുകാരണമാണന്ന് തോന്നുന്നു. കാരണം, ഇപ്പം നമ്മള് വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല വർഷാവർഷം എല്ലാം മാറി മറിഞ്ഞ വന്നുകൊണ്ടിരിക്കുന്നെ ഒരു രീതിയിലും നമുക്ക് മുന്നേ കൂട്ടി അത് പ്രവചിക്കാനെ പറ്റാത്ത പോലെയാ. കാലാവസ്ഥാ നിരീക്ഷകര് പറയുന്നത് പോലെയുമ ല്ല ഒരു കാര്യങ്ങളും.

ന്യൂനമർദ്ദമോ? അതാണോ അതിൻറെ കാരണം? ന്യൂനമർദ്ദം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആഹ് പിന്നെ കാലംതെറ്റി മഴപെയ്യുന്നതിന് വേറെ

മ് പ്രകൃതി ദുരന്തത്തിന് എന്തെലും കുറവുണ്ടോ? കാരണവെച്ചുകഴിഞ്ഞാൽ, ഈ മാസങ്ങളില് തണുപ്പല്ലേ സാധാരണ വരണ്ടത്?

അപ്പം തണുപ്പ് ഇല്ലാതെ ഇപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതിനു കാരണം ന്യൂനമർദ്ദമായിരിക്കും. മ് നമ്മൾക്കിപ്പം ഏഹ് രണ്ടു വർഷമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് പ്രളയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടും മൂന്നും വർഷമായിട്ട് പ്രളയം വന്ന് കൊണ്ടിരിക്കുകയല്ലേ? അതൊക്കെ ഈ കാലാവസ്ഥന്റെ ഈ വ്യതിയാനം കാരണം ആണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ കാലാവസ്ഥ നിരീക്ഷകരും അങ്ങനെതന്നെ ആണല്ലോ പറയുന്നത്. പിന്നെ നമ്മൾടെ നമ്മൾടെയൊക്കെ കയ്യിലിരുപ്പു കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം, മനുഷ്യൻ പ്രകൃതിയെ വളരെയധികം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പ്രകൃതിയെ നശിപ്പിക്കുന്നത് മാത്രമല്ല.

കാലാവസ്ഥ വ്യതിയാനം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടല്ലേ? മ് മനുഷ്യന്മാരെ ചെയ്യുന്ന പ്രവൃത്തികൊണ്ട് മാത്രമല്ലല്ലോ? പക്ഷേ, നമ്മള് ചെയ്യുന്ന പ്രവർത്തികള് വലിയൊരു പങ്കുണ്ട് അതില്. ഈ മരം മുറിക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ ആഹ് അങ്ങനെ നമ്മള് എന്താ ഇതുവരെയും പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ

അങ്ങനെ എന്തൊക്കെ. പിന്നെ, വയനാട് ഭാഗത്തൊക്കെ എന്തോരം പ്ര പ്ര വ് ഈ പറഞ്ഞ പോലെ ആഹ് എല്ലാം ഇടിഞ്ഞു പോകുന്നു ആഹ് അങ്ങനെയൊക്കെ കൊറെ പ്രശ്നങ്ങള് വരുന്നില്ലേ? വയനാട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ മണ്ണിടിച്ചിലൊക്കെയാ.

അവടെ പ്രളയം കുറവാ. വെള്ളം കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങള് ഈ പറഞ്ഞ വയനാട്ടിലും ഇടുക്കിലോക്കെ കൊറവാ.

അവടെ ഏറ്റവും കൂടുതൽ വരുന്നത് മണ്ണിടിച്ചില് ഉരുൾപൊട്ടല്

ഞാൻ താമസിക്കുന്ന എൻറെ വീടിൻറെ ആ ഭാഗത്ത് വരെ

ഈ പറഞ്ഞ മണ്ണിടിച്ചിലിനൊക്കെ വളരെയധികം സാധ്യതയുള്ള സ്ഥലമാത്.

ശരിയാ അത് കാരണം എന്തോരം ജീവനും ആപത്താണ്. പിന്നെ നമ്മൾടെ ആ പ്ര നമ്മൾക്കീ ഈ നമ്മള് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോക്കെ കാരണം കണ്ട് കൊണ്ടുതന്നെ ഭൂമിയെ സംരക്ഷിക്കുന്ന ആ പാളികളിപ്പം ഓട്ടവീണു കൊണ്ടിരിക്കുകയല്ലേ? പിന്നെന്താ ഡെല്ലിന്റെ കാര്യമെടുത്തു നോക്ക് ഡെല്ലിയിലൊക്കെ ഇപ്പം എന്തുമാത്രം ആഹ് പ്രശ്നങ്ങളാണുള്ളത്

ഇതിപ്പം നമ്മടെ സുഖത്തിനു വേണ്ടിയിട്ട് നമ്മളത് എന്തൊക്കെ പറഞ്ഞാലും

ദുരുപയോഗം മാത്രമല്ല നമുക്ക് ചൂട് വരുമ്പം നമുക്ക് തണുപ്പ് കിട്ടുന്ന ഉപകരണങ്ങൾ ഉപ് ഉപയോഗിക്കോ?

അതിപ്പം ഈ പ്രകൃതിക്ക് പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ചൂട് സഹിച്ചുകൊണ്ട് ആരെങ്കിലുമിരിക്കുമോ? അതാ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണല്ലോ? അപ്പം അത് നോക്കത്തില്ല.ഡെല്ലിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഇപ്പ വൈകാതെ തന്നെ നമ്മടെ കേരളത്തിൽ ഇതേ അവസ്ഥ വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം, അതേപോലെ വായുമലിനീകരണമൊക്കെയല്ലേ?

മ് പങ്കിടുന്ന വാഹനങ്ങൾ മാത്രെ ഉപയോഗിക്കുന്നുള്ളൂ ഓടിക്കാൻ പാടുള്ളൂ അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്.